P എന്ന് പറയുന്ന point ഉണ്ട് Four comma minus two ല്ലേ Four comma minus two ഇത് തമ്മിലുള്ള Distance കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ Distance formula ഓർത്തു വെക്കുക D is equal to root of x two minus x one അത് full square ചെയ്യാ plus y two minus y one the whole square okay ready അല്ലെ ഓഹ് ക്കു രണ്ടു minute എ ഉള്ളു വേഗം വേഗം വേഗം വേഗം ചെയ്യാ അപ്പോൾ x two പറയുമ്പോലെന്താ ഇത് x one എടുക്കുന്നു ഇത് y one എടുക്കുന്നു ഇത് x two എടുക്കുന്നു y one y two എടുക്കുന്നു okay അപ്പോൾ x two minus x one ന്നു പറയുമ്പോൾ four minus minus ഇതാ root എടുക്കുന്നു four minus minus one ഇത് minus one ആണല്ലോ അതുമൊത്തം square ചെയ്യുന്നു plus y two ന്നു പറഞ്ഞാൽ minus two minus ഇവിടെ y one അതാണ് minus one അതിനെ മൊത്തം square ചെയ്യുന്നു ഇനി നമ്മക്ക് solve ചെയ്യാന്നെ ഉള്ളു

ഒന്ന് calculate ചെയ്തേ എൻ്റെ കൂടെ four plus one ന്നു പറഞ്ഞാൽ five square minus two plus one ന്നു പറഞ്ഞാൽ minus one square അതെന്താണ് answer നമുക്കറിയാം ഇവിടെ five square ന്നു പറഞ്ഞാൽ twenty five minus one ൻ്റെ square ന്നു പറഞ്ഞാൽ one ഇതുരണ്ടുംകൂടി add ചെയ്യുമ്പോൾ Root twenty six കിട്ടും അതാണ് നിങ്ങൾ final answer okay എൻ്റെ name ഒന്ന് പറയോ നല്ല പേര് എനിക്കിഷ്ടായി okay ഇതല്ല school ൽ ഉള്ള പേര് ആണെങ്കിൽ അടിപൊളി കൊള്ളാം okay അപ്പൊ Root twenty six ആണ് answer കിട്ടീലെ എല്ലാർക്കും Root twenty six simplify ഒന്നും ചെയ്യണ്ട simplify ചെയ്യാനെങ്കിലും thirteen ഉം two ആ വരുക simplify ചെയ്യാൻ പറ്റില്ല ആഹ് how can we join ഓ നമുക്ക് രണ്ടു question വേഗം ചെയ്യാം വേഗം ചെയ്യാം വേഗം ചെയ്യാം വേഗം ചെയ്യാം okay അപ്പോ ദാ ഇത് വേഗം ചെയ്ത് എന്നിട്ട് നമുക്ക് വേഗം ചെയ്യ വേഗം വേഗം വേഗം അപ്പൊ വേഗം ഇത് ചെയ്ത P യും A യും തമ്മിലുള്ള distance ചെയ്തേ P യും A യും തമ്മിലുള്ള distance ഇതാ ഇത് three comma zero എന്നുള്ള point ആണ് ഇതെന്താണ് minus three comma minus two എന്നുള്ള point ആണ് അപ്പൊ എങ്ങനെയാ distance വരിക three comma zero minus three comma minus two ല്ലേ അതല്ലേ point നോട്ടെ yes അപ്പൊ Distance എന്താ വരുക Distance is equal to ആഹ് Time ആയി Time ആയി എനിക്ക് bomb പൊട്ടുന്ന Time ഒക്കെ വന്നു നിങ്ങക്കും കേൾക്കാൻ പറ്റുമായിരിക്കും അല്ലെ ഞാനൊന്നു ശരിയാക്കട്ടെ ഏടപ്പോയി സാധനം okay reset ആഹ് അപ്പൊ നമുക്ക് തുടങ്ങാം പേടിക്കേണ്ട പേടിക്കേണ്ട നമുക്ക് Hide ചെയ്യാം അപ്പോൾ അല്ലേ നിങ്ങൾ എന്നെ ഇപ്പോ കൊല്ലും അപ്പൊ പോയിട്ടപ്പോ root നുള്ളിൽ X കൾ തമ്മിലുള്ള DifferenceX കൾ തമ്മിലുള്ള Difference അപ്പൊ എന്താണ് Minus three minus three whole square Minus three minus three whole square ഇനിയെന്താ ഇതാ plus two y ഇതാ Y കൾ തമ്മിലുള്ള Difference Minus two minus zero the whole square അപ്പൊ എന്താ വരും നിങ്ങൾക്ക് കിട്ടും minus six square plus minus two square അങ്ങനെ പറഞ്ഞാൽ എന്താണ് thirty six ആണ് minus six square ൻ്റെ square thirty six ഉം plus two square എന്താണ് plus minus two square ന്ത four അപ്പോൾ answer എന്താണ് root forty root forty very good അത്രേയുള്ളൂ ആഹ് Answer ഇപ്പൊ മെൻറ്റി തുടങ്ങും രണ്ട് Minute ഒന്ന് ക്ഷമിക്കണം Okay അപ്പൊ കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇതാ ഇത് Prove ചെയ്ത് നമുക്ക് മെൻറ്റി കഴിഞ്ഞിട്ട് After മെൻറ്റി After മെൻറ്റി Okay after മെൻറ്റി അതിനുമുമ്പ് എനിക്ക് രണ്ടു കാര്യങ്ങൾ വേഗം പറഞ്ഞ്തരാനുണ്ട് രണ്ടു കാര്യങ്ങൾ വേഗം പറഞ്ഞ്തരാനുണ്ട് ഇതൊക്കെ ഏർ പിന്നെ പറഞ്ഞു തരാം പിന്നെ പറഞ്ഞു തരാം ആഹ് rectangle ഒരു rectangle തന്നാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും answer ന്നുള്ളത് വളരെ വളരെ important ആ എന്നിട്ട് rectangle parallelogram ഞാൻ രണ്ടു minute കൊണ്ട് പറഞ്ഞു തന്നിട്ട് മെൻറ്റി ചെയ്തുതരാം okay മെൻറ്റി കളിക്കാം ഇത് ചെയ്തില്ലെങ്കിൽ മെൻറ്റി Answer ചെയ്യാൻ പറ്റില്ല മെൻറ്റി Answer ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് prize കിട്ടൂല അതുകൊണ്ടാണ് ഇനി നോക്കുക ഇവിടൊരു rectangle ഉണ്ട് okay a ഇതാ ഇതിൻ്റെ one comma two ന്നു പറഞ്ഞത് one comma two ആണ് ഈ അറ്റം ഈ അറ്റം എന്താണ് നമുക്കറീല ഈ അറ്റം തന്നു six comma seven ആണ് ഒരു rectangle ആണ് okay ഒരു rectangle rectangle ആണെങ്കിൽ നിങ്ങക്ക് പറയാം എന്താണ് വളരെ simple ആയിട്ട് പറയാം എന്താണ് b ന്നുള്ള point എങ്ങനെ കണ്ടുപിടിക്കും b ന്നുള്ള point നിങ്ങള് ശ്രദ്ധിക്കാ b ന്നുള്ള point എങ്ങനെ കണ്ടുപിടിക്ക വളരെ simple ആണ് എന്ത് ചെയ്യണം നിങ്ങള് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ height കൾ a b ൻ്റെ height same അല്ലെ a യും b ൻ്റെയും b ൻ്റെയും height same അല്ലെ അല്ലെ a എന്താണ് two ന്നുള്ള height ല അല്ലെ two ന്നുള്ള height അങ്ങനെയാണെങ്കിൽ b യും same height ൽ അല്ലെ

c യും b യും same ഇതാ കണ്ടോ right ലേക്ക് same point ൽ അല്ലെ വരുന്നത് കണ്ടോ ഇങ്ങനെയൊരു വര വരച്ചാൽ നമുക്ക് മനസ്സിലാകും കണ്ടോ ആഹ് ഇത് six ആണ് x നു six ആവുമ്പോഴാണ് c എത്തുന്നത് അല്ലെ അപ്പോൾ Second floor ലാണ് b പക്ഷെ right ലേക്ക് ആറെണ്ണം ഈ c ൻ്റെ same ആയിട്ട് വരുന്നു അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇത് six comma two ആണെന്ന് മനസ്സിലായില്ലേ six comma two എന്ന് നിങ്ങൾക്ക് b കിട്ടി കാരണം a ൻ്റെ same Second floor ലാണ് b അപ്പൊ നിങ്ങക്ക് Y coordinate Y coordinate എടാ Height Distance ന്നു പറഞ്ഞെ Y coordinate ന്നു പറയാം and x coordinate എന്താണ് ഇതാ c ൻ്റെ same ആണ് six അതുപോലെ d യും കണ്ടുപിടിചെ d എന്ന് പറയുമ്പോൾ എന്താണ് a ൻ്റെ നേരെ താഴെയല്ലേ ഇതാ a ൻ്റെ നേരെ അപ്പൊ right ലേക്ക് ഈ x coordinate same one comma വരും ഇനി height എത്രാമത്തെ floor ആ ഇതാ c ൻ്റെ same height അല്ലെ c ൻ്റെ same height c ൻ്റെ height എത്രയാണ് Seventh floor ലാണ് അപ്പൊ One comma seven okay ആഹ് മെൻറ്റി bathroom ൽ പോയിട്ട് എനിക്ക് കേൾക്കുന്നില്ല okay അപ്പൊ ഇതാണ് ഒരു കോ ഇത് വരുന്നത് rectangle ലെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേഗം ഒരു ഇതാ ഇനിയിപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരു വേഗം ഒരു question ഇട്ട് തരാം അതുകഴിഞ്ഞിട്ട് parallelogram കൂടി ചെയ്യാം ഇതാ four comma seven അത് വേണ്ട ഇത് നിങ്ങൾക്ക് simple number ആയി പോകും simple number ആയി പോകും minus three comma minus two seven comma nine വേഗം Answer ചെയ്തേ ബാക്കി രണ്ടു points എന്താണ് ഇവിടെ c ന്നു പറഞ്ഞിട്ട് Answer ചെയ്യാം ഇവിടെ d ന്നു പറഞ്ഞിട്ട് Answer ചെയ്യാം okay c എന്താണ് വേഗം Answer പോരട്ടെ c ൻ്റെ Answer ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയ്ക്ക ശ്രദ്ധയ്ക്ക ഇവിടെന്താണ് ഈ same a ൻ്റെ same floor ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് d b വെച്ച് തുടങ്ങാം എന്താണ് b ൻ്റെ same explode നിങ്ങള് right ലേക്ക് seventy പോയാലെ വരുള്ളൂ അപ്പൊ ഈ seven വരുന്നു ഈ seven ഇനി a ൻ്റെ same floor ആണ് അല്ലെ a ൻ്റെ same height ആണ്അപ്പൊ ഇതില് y എടുത്തിട്ടിങ്ങോട്ട് ഇടാം അപ്പൊ എന്താ സംഭവിക്കുക ഇതിൻ്റെ y എന്ന് പറയുമ്പോൾ minus two Seven comma minus two very good very good Class ലെ എല്ലാവരും പറയുന്നുണ്ട് Seven comma minus two d എന്ന് പറയുമ്പോൾ എന്താ d എന്ന് പറയുമ്പോൾ X axis ലെ x X direction എന്ന് പറയുമ്പോൾ Minus three ൽ എന്നെ വരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് Minus three എടുത്ത് ഇങ്ങോട്ട് ഇടം and എത്രാമത്തെ height ൽ ആണ് ഇതാണോ height Minus Minus two floor ആണോ അല്ല

ഇതൊന്നു വേഗം കണ്ടുപിടിക്കു വേഗം കണ്ടുപിടിക്ക് വേഗം കണ്ടുപിടിക്ക് അപ്പോൾ ഏതാണ് b കണ്ടുപിടിച്ചേ c d കണ്ടുപിടിച്ചെ എതാ വേഗം വേഗം വേഗം അപ്പൊ a ഇതാണെങ്കിൽ b കണ്ടുപിടിക്കാം a എന്താണ് Minus one comma three അപ്പോൾ ആദ്യം b ൻ്റെ x x ന്നു പറയുമ്പോ എന്താണ് ഈ first number അല്ലെ എന്ത് കിട്ടും ഇവിടുന്നു two കിട്ടും ഇവിടെ എന്താണ് same height a യും b യും same height ആയതുകൊണ്ട് three എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ട്ഇടുക അപ്പൊ എന്താണ് two comma three two comma three very good ഇനി D എങ്ങനെ കിട്ടും D ൻ്റെ X ഉം A ന്റെ x ഉം Same ആയിരിക്കുമല്ലോ അപ്പൊ minus one കിട്ടും കാരണന്താ minus one ഇങ്ങോട്ടേക്ക് പോകും അല്ലെ ഇനി എന്താണ് ഈ height എന്താണ് D യും A യും same ആണോ അല്ല a എവിടെയാണ് d മുകളിലാണ് ഏതാ c ൻ്റെ same height അപ്പോൾ six എന്നുള്ളതിനെ നമ്മൾ എടുത്ത് ഇങ്ങോട്ട് ഇട്ടോ അപ്പോൾ minus one comma six okay അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി അപ്പൊ rectangle full set ആണ് rectangle set ആണെങ്കിൽ okay അപ്പൊ അതിനുമുമ്പ് Parallelogram Parallelogram നമുക്ക് ചെയ്യാം Parallelogram എന്ന് പറഞ്ഞാൽ എന്താണ് rectangle പോലെ പക്ഷേ Ninety degree ആയിരിക്കില്ല ഏത് ഇതുപോലെയാവും very good very good അപ്പൊ നമുക്കെന്താ Parallelogram എന്ന് പറയുന്നതെങ്ങനെയാ ഉണ്ടാകും Parallelogram നിങ്ങളോട് രണ്ട് side കണ്ടു പിടിക്കാൻ പറയില്ല കേട്ടോ രണ്ടു side കണ്ടുപിടിക്കാൻ പറയില്ല അപ്പൊ ഇവിടുത്തെ ഈ Parallelogram നമുക്ക് അടുത്ത page ൽ വരയ്ക്കാം okay എന്തൊക്കെയാണ് point six five nine ten ഇതാ ഇങ്ങനെയാണ് Parallelogram ഇണ്ടാവ six five nine ten പിന്നെ ഏതാണ് ഈ point eight seven

ഞാൻ പറയാൻ വളരെ Simple ണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു Parallelogram പ്രത്യേകത മനസ്സിലാക്ക ട്ടോ Parallelogram ൻ്റെ പ്രത്യേകത ഈ Distance കണ്ടോ ദാ ദാ ഇവിടുന്നാ കേട്ടോ ഈ Distance ഈ Distance ഈ Six comma five ന്നും Nine comma ten ലേക്കുള്ള Same distance ആണ് ഈ Same distance തന്നെയാണ് ഈ Same distance okay അതുണ്ടല്ലേ ഇതെന്താണ് ഇതെത്ര distance ന്നു വേഗം പറഞ്ഞു തരുമോ

ഈ ദൂരം എടുത്തിട്ട് ഇങ്ങനെ മറച്ചുവെച്ചു എന്നേയുള്ളൂ ഒക്കെ Same ദൂരമാണ് അപ്പോൾ എത്ര ദൂരം ഇവിടെ നിന്ന് X കള് തമ്മിലുള്ള വ്യത്യാസം എന്താണ് Six ഉം Nine ഉം കണ്ടോ Six ൽ നിന്ന് Nine ലേക്ക് നീങ്ങി അല്ലേ Six നിന്ന് Nine ലേക്ക് നീങ്ങി അപ്പോൾ എത്രയാ Three യാണ് ഈ Distance കണ്ടോ Three യാണ് Distance കണ്ടോ അപ്പോൾ ഈ Distance ഉം Three ആണ് okay അങ്ങനെ ആണെങ്കിൽ ഇവിടുന്ന് six nine ലേക്ക് പോകാൻ Three add ചെയ്തിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ eight x ലേക്ക് പോകാൻ എത്ര വേണം Three ചെയ്യാ Three

നേരെ ഇങ്ങനെ വരയ്ക്കുക ഈ Height കണ്ടോ ഈ Height എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇത് രണ്ടും Same ആണ് കേട്ടോ ഈ രണ്ടു Side ഉം Same ആ ഈ Height എന്ന് പറയുന്നത് എത്രയാണ് five ൽ നിന്ന് five ൽ നിന്ന് seven ലേക്ക് പോയി five ൽ നിന്ന് Fifth floor ന്നു Seventh floor ലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട് രണ്ടു Floor ൻ്റെ ദൂരമുണ്ട് അതുപോലെതന്നെ ഇതാ നിങ്ങൾ ഇവിടുന്ന് ഇത് ഇങ്ങനെ Extend ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതാ ഇതും ആ Same distance പച്ച Color ൽ Same distance ആ

എട്ടും Nine ഉം ഏർ X എന്ന് പറയുമ്പോൾ എന്താ X അടുത്തുള്ള Nine ഉം അടുത്തുള്ള x നടുത്തുള്ള eight ഉം Add ചെയ്യാ എന്നിട്ട് subtract ചെയ്തിട്ട് Diagonally opposite ആയ Six നെ അല്ലേ എന്താണ് Diagonally opposite ആയ Six നെ subtract ചെയ്യാ അപ്പൊ എന്ത് കിട്ടും X is equal to seventeen minus six അതാണ് x ന്നു പറയുമ്പോൾ eleven അങ്ങനത്തെ ഒരു trick ഉണ്ട് ഇനി white white അല്ല y എങ്ങനെയാ കണ്ടു പിടിക്കുക Y ൻ്റെ അടുത്തുള്ള രണ്ട് ആൾക്കാര് Y എന്ന് പറയുമ്പോൾ എന്താ Y is equal to ഇയാളുടെ അടുത്തുള്ള Y എന്ന് പറയുമ്പോൾ ten ഉം ഇയാളുടെ അടുത്ത് ഇവിടെ എന്താ Seven ഉം ഉണ്ട് അല്ലേ Seven ഉം add ചെയ്യ അടുത്തുള്ള രണ്ട് ആൾക്കാരെ add ചെയ്യുക diagonally opposite ആളെ minus ചെയ്യുക അപ്പോ എന്ത് കിട്ടി seventeen minus five twelve അപ്പൊ നിങ്ങൾക്ക് കിട്ടി y is equal to twelve അപ്പൊ x comma y എന്ന് പറയുമ്പോൾ എന്താണ് Eleven comma twelve ഒന്നുകിൽ trick ഉപയോഗിക്കാം അല്ലെങ്കിൽ logic ഉപയോഗിക്കാം ആഹ് ready ready ready okay simple അല്ലേ ആഹ് മെൻറ്റി മെൻറ്റി മെൻറ്റി ഇപ്പോ വരും ഇതാ ഇതിൻ്റെ നമുക്ക് വേണ്ടത് ഇതാ ഈ same question ഇതല്ല വേണ്ടത് നമുക്ക് ഈ question എടുക്കാം ഏർ ഇതും വേണ്ട നമുക്ക് വേഗം മെൻറ്റി മെൻറ്റി മെൻറ്റി വേണം അപ്പൊ ഞാനൊരു question വേഗം ഇട്ടുതരാം നിങ്ങൾ answr ചെയ്യാ വേഗം തന്നെ okay ഇതാണ് question okay ഞാൻ വേഗം ഒരു question ഇട്ടുതരാം okay and ഇവിടുന്നു ആണ് വരുക ഞാനൊരു ഏർ Nine comma thirteen ഇടുന്നു അങ്ങനെയാണെങ്കിൽ ഈ point വേഗം കണ്ടുപിടിച്ചേ ഈ point answer ചെയ്താൽ മെൻറ്റി ദാ ഈ answer ചെയ്താൽ മെൻറ്റി മെൻറ്റി മെൻറ്റി മെൻറ്റി മെൻറ്റി ഇതാ മെൻറ്റി വന്നു മെൻറ്റി വന്നു friends നെ ഒക്കെ വിളിച്ചോ okay മെൻറ്റി ഇത് Answer ചെയ്താൽ മെൻറ്റി ഇത് Answer ചെയ്ത വേഗം Answer ചെയ്തേ അതിൽ വേഗം Answer ചെയ്യൂ എന്താണ് വരുക ആദ്യം logic മനസിലാക്കുക ഇവിടുന്ന് ഈ One ൽ നിന്ന് Four ലേക്ക് പോകാൻ നിങ്ങളെ മൂന്ന് add ചെയ്തു അല്ലേ അതുപോലെതന്നെ nine ൽനിന്ന് x ലേക്ക് പോവാൻ മൂന്നു add ചെയ്യണം okay ഇവിടെനിന്ന് one ൽ നിന്ന് x coordinate മൂന്ന് add ചെയ്തപ്പോൾ Four ആയി One ന്നും Four ലേക്കായി അപ്പൊ nine ൽ ന്നു three ലേക്ക് ആവുമ്പൊ എന്ന സംഭവിക്കുക പന്ത്രണ്ടു കിട്ടും okay nine ൽ ന്നു three add ചെയ്യാ ഇനി എന്താ നോക്കണ്ടേ നിങ്ങള് നിങ്ങള് y seven ന്നു thirteen ലേക്ക് പോയി അപ്പൊ എത്ര add ചെയ്ത് six add ചെയ്തു അതുപോലെ eleven ന്നു y ലേക്ക് പോകുമ്പോ six add ചെയ്യുക അപ്പോൾ കിട്ടും seventeen അത്രേ ഉള്ളു okay ഇനി നിങ്ങടെ മറ്റേ trick ഉപയോഗിക്കുവാണെങ്കിലോ very simple x എന്ന് പറയുമ്പോൾ അടുത്ത രണ്ടു ആൾക്കാർ x ൻ്റെ അടുത്ത് nine ഉണ്ട് Four ഉണ്ട് അപ്പൊ Nine plus four minus diagonally opposite ആയ one അപ്പൊ എന്താണ് Thirteen minus one which is twelve okay ഇനി Y ന്നു പറയുമ്പോ എന്താണ് y y ൻ്റെ അടുത്തുള്ള Eleven നും ഉണ്ട് thirteen ഉം ഉണ്ട് അത് add ചെയ്തേ Eleven plus thirteen minus diagonally opposite ആയ seven okay അപ്പോ എന്താണ് Twenty four minus seven അതാണ്

ഇതെന്താണ് ഇത് വേറെന്തോ സംഭവം ആണല്ലോ ഞാൻ മെൻറ്റി ഇപ്പോൾ copy ചെയ്തു തരാം കേട്ടോ ആഹ് ഇതാ മെൻറ്റി മെൻറ്റി മെൻറ്റി വന്നു ഇതാ മെൻറ്റി link മെൻറ്റി link മെൻറ്റ link വേഗം join ചെയ്‌തേ വേഗം join ചെയ്യുക വേഗം നിങ്ങള് friends നെയൊക്കെ കൂട്ടിക്കൊണ്ടുവാ എല്ലാവരും മെൻറ്റി ഇതാ link ഞാൻ description box ൽ ഇടാം നിങ്ങടെ chat ൽ pin ചെയ്തു വച്ചിട്ടുണ്ട് okay അപ്പൊ ഞാൻ വേഗം മെൻറ്റിയിൽ join ചെയ്യാൻ സമ്മതിക്കാൻ പോവ്വാണ് നിങ്ങൾ ഒരു second wait ചെയ്യുക വേഗം താ description ൽ chat ൽ ഇട്ടിട്ടുണ്ട് വേഗം വേഗം വേഗം വേഗം വേഗം answer ചെയ്തേ വേഗം മെൻറ്റി join ചെയ്യാ നമുക്ക് എന്നിട്ട് വേഗം കളിക്കാം അതോടെ chapter ഉം കൂടി കഴിയും എനിക്ക് മെൻറ്റിലെ winner നു prize ഉണ്ടാകുമെന്ന് മറക്കരുത് മെൻറ്റിലെ winner നു prize ഉണ്ടാകുമെന്ന് മറക്കരുത് come on come one come on Code ങ്ങിനെയാണ് നിങ്ങൾക്ക് Join ചെയ്യാൻ വേണ്ടിയിട്ട് description chat ലെ Link ഉപയോഗിച്ചാൽ മതി chat ലെ Link ഉപയോഗിക്കുക വേഗം തന്നെ ആ like button അടിക്കാൻ മറക്കരുത് one Thousand likes ആവാണ്ട് അനിൽ Sir നു തോന്നാൻ പാടുണ്ടോ മോശമല്ലേ ഒരായിരം ആൾക്കാർക്ക് ഈ class ഇഷ്ടപ്പെടാതെ എങ്ങനെയാണ് അനിൽ sir മെൻറ്റി തുടങ്ങുക വേഗം ആ like button അടിച്ചുപൊട്ടിച്ച് വേഗം വേഗം വേഗം എന്നിട്ട് നമുക്ക് വേഗം കളി തുടങ്ങണം okaycode ഒക്കെ തരാം code ഒക്കെ തരാൻ code ഒകെ ഇതാ One three zero eight nine four five six One three zero eight nine four five six മെൻറ്റി കളിക്കാൻ അറിയാത്തവരൊന്നും പേടിക്കണ്ട ആ chat ലെ link അങ്ങ് ഞെക്കിയാൽ മതി okay chat ലെ link അങ്ങ് ഞെക്കുക അനിൽ sir നൊരു full motivation തരാണെങ്കില് നിങ്ങളൊരു thousand likes ആക്കിത്തന്നെ ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ Simple ആയിട്ട് thousand likes ആക്കാൻ പറ്റും നിങ്ങൾ ഇവിടെയിരിക്കുന്ന ഇത്രയും Friends നോട് വേഗം വന്നിട്ട് full ആഹ് മെൻറ്റി ടെ Password ഒന്നുമില്ല ഇതാണ് Password One three zero eight nine four five six ആഹ്

പിന്നെ ക്രോമിലോ നിങ്ങടെ സഫാരിയിലോ എവിടെയാണ് വെച്ചാ പൊയ്ക്കോളൂ എന്നിട്ട് വേഗം join ചെയ്യാ okay ആഹ് likes കൂടട്ടെ likes കൂടട്ടെ likes കൂടട്ടെ likes കൂടാണ്ട് എങ്ങനെയാണു അനിൽ sir മെൻറ്റി തുടങ്ങുക ആയിരം ആൾക്കാരെങ്കിലും വേണ്ടേ likes ആഹ് okay അപ്പൊ വേഗം എല്ലാരും join ചെയ്തേ വേഗം join ചെയ്യ് വേഗം വേഗം വേഗം വേഗം വേഗം Okay hi sir hi hi hi hi എല്ലാർക്കും hi ഉണ്ട് എല്ലാർക്കും hi ഉണ്ട് come on come on come on വേഗം ദാ Description chat ൽ ഞാൻ Pin ചെയ്തു വച്ചിട്ടുണ്ട് link അങ്ങ് തുടങ്ങാം തുടങ്ങാം തുടങ്ങാം come on എല്ലാരും പേരൊക്കെ type ചെയ്തു വെക്കാ അപ്പൊ നമ്മുടെ മെൻറ്റി winner നു prize ഒക്കെ ഉണ്ട് കെട്ടോ Okay ready ready ready ready come on come on nine hundred likes cross ചെയ്തു വേഗം ബാക്കിയുള്ള eighty ആൾക്കാരും കൂടി like ചെയ്താൽ first question വരും ഇവിടെ ഇരിക്കുന്നവർഒക്കെ ശ്രദ്ധിക്ക വേഗം വന്നു like ചെയ്യാ like ചെയ്തില്ലെങ്കിൽ okay

ഞാൻ ഇന്നിവിടെ പറയാൻ പോന്നത് foot ball world cup നെ കുറിച്ചാണ് foot ball world cup എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നിക്കുന്ന കുറെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് ഞാൻ മെസ്സിയുടെ കളികൾ കണ്ടാണ് ഒരു foot ball കാണാൻ തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ഞാൻ world cup കാണുന്ന സമയത്ത് മെസ്സിക്ക് cup ഒന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ടു തന്നെ ഒരുപാടു ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്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 കാരണം മെസ്സി കളിക്കുന്നത് അർജന്റീനയ്ക്കു വേണ്ടിയാണ് അർജന്റീനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി രണ്ടിൽ എമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് cup കിട്ടിയിട്ടുള്ളത് ബ്രസീൽ fans ന് already അഞ്ച് cup നേടിയതുമാണ് അങ്ങനെ വരുമ്പോൾ ബ്രസീൽ അർജന്റീന fan fight വരുമ്പോൾ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 ഇങ്ങെയാണ് അർജന്റീന എന്ന് പറയ് അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി കളിച്ചിരുന്നത് അങ്ങനെ ആ ഒരു world cup കാലഘട്ടം രണ്ടായിരത്തി പതിനാല് world cup ൽ ഒരുപാട് പ്രതീക്ഷകളുമായി മെസ്സിയുടെ അവസാന world cup എന്ന് പറയപ്പെട്ട ഒരു ലോകകപ്പ് കൂടിയായിരുന്നു അത് എന്നാൽ അതിൽ എല്ലാ team കളെയും പരാജയപ്പെടുത്തികൊണ്ട് final കളിക്കാൻ സാധിക്കുകയും ജർമ്മനിയുമായി ഒരു goal ന് last minute ൽ ഗോട്സെ അടിച്ച ആ goal ൽ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 ഒരു world cup തുടങ്ങുന്നതിന് മുമ്പ് നാ നാടുകളിൽ ഉത്സവങ്ങളായിരിക്കും ഉത്സവരാത്രികളായിരിക്കും ഓരോ നാടുകളിലും കാരണം ഒരു world cup ഒരു foot ball world cup വരുന്നത് നാല് വർഷത്തിനു ശേഷമാണ് ഓരോ foot ball പ്രേമിക്കും അത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി ആ ഒരു നീണ്ട നാല് വർഷം അപ്പോൾ ആ ഒരു നാല് വർഷത്തിനു ശേഷം വരുന്ന world cup എത്രത്തോളം ആലംകാരികതയോടെ ആയിരിക്കും ഓരോ football പ്രേമിയും കണ്ടിട്ടുണ്ടാവുക ഒരു നാട്ടിൽ ഒരു world cup വരുകയാണെങ്കിൽ അവിടെ flex കൾ ഉയരും cut out കൾ ഉയരും fans ന് വേണ്ടി laddu വിതരണങ്ങളും മറ്റും ചെയ്യും അങ്ങനെ എല്ലാം ചെയ്‌തുകൊണ്ട്‌

ഒരു world cup നടക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് world cup ആ കാലഘട്ടവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരുകയാണ് മറ്റുള്ള എല്ലാ world cup നെയും അട് അപേക്ഷിച്ച്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 മെസ്സി റൊണാൾഡോ പോലുള്ള താരങ്ങൾ അവരുടെ

ഓരോ രാജ്യങ്ങളിലും വെച്ച് നടക്കുന്നത് അങ്ങനെ last

stadium ത്താൽ ആഹ് stadium ത്തിൽ football match കൾ നടുക്കുകയും ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെതന്നെ

ഇത് എന്നുള്ള പ്രതീക്ഷകൾ കൂടുതലായിരുന്നു നേരത്തെ പറഞ്ഞതു പോലെ തന്നെ അർജന്റീന ബ്രസീൽ fan fight ഉണ്ടാകുന്ന സമയത്ത് അർജന്റീന team നെ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 ഒരു world cup തന്നെ ആയിരിക്കും അത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ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 first half ഒന്നെ പൂജ്യത്തിനി മുന്നിട്ട് നിൽക്കുമ്പോൾ ഓരോ അർജന്റീന fans ഉം ചാടികളിക്കുകയും ആഹ്‌ളാദത്തിലുമായിരുന്നു എന്നാൽ ഒരു football ആയതു കൊണ്ട് തൊണ്ണൂറു minute ഉം wait ചെയ്യണമെന്നുള്ളത് സത്യമാണെന്ന് പറയാനുള്ള ഒരു match തന്നെയായിരിക്കും ആ match അന്ന് അവിടെ നടന്നത് കാരണം എന്തെന്നാൽ second half ൽ രണ്ട് goal കൾ അടിച്ച് ഒന്നിനെതിരെ രണ്ട് goal കൾ അടിച്ച് സൗദി അറേബ്യ അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത് ഓരോ അർജന്റീന fans ൻ്റെയും നെഞ്ചിടിപ്പ് കൂട്ടിയ ആ match ആ ഒരു കളി ആ ഒരു കളി തന്നെയായിരിക്കും അർജന്റീന fans ൻ്റെ world cup പ്രതീക്ഷവരെ ഇല്ലാതാക്കാൻ കാരണമായത് പക്ഷെ അന്ന് തന്നെ മെസ്സി പറഞ്ഞിരുന്നു ഈ team നിങ്ങളെ കൈവിടില്ല ഈ team നിങ്ങളെ കൈവിടില്ല എന്നുള്ളത് എന്നാൽ first കളി തോറ്റതു കൊണ്ടു തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റു വാങ്ങേണ്ടി വരുകയും ഇനിയുള്ള രണ്ട് match കളും വിജയിച്ചാൽ മാത്രമെ അർജന്റീനയ്ക്ക് cup നേടാൻ സാധിക്കുകയും ഉള്ളൂ എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രം ആ ഒരറ്റ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

ഉള്ള team കളെല്ലാം തന്നെ വരുകയും അർജന്റീന അവിടെ വിജയിച്ച് final ലേക്ക് കയറുകയും ബ്രസീൽ quarter ൽ തന്നെ പുറത്താവുകയും ചെയ്‌തപ്പോൾ വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു അങ്ങനെ finally final match വരുന്നത് അർജന്റീന ഫ്രാൻസ് ആയിരുന്നു അങ്ങനെ അവർ ആ final കളിക്കുമ്പോൾ ഓരോ അർജന്റീന fans നും നിർബന്ധമായും കിട്ടേണ്ട ഒരു trophy തന്നെയാണ് അത് അങ്ങനെ ആ match തൊണ്ണൂറ് minute പിന്നിട്ടപ്പോൾ ഓരോ അർജന്റീന fans നും

ലോക രാജ്യങ്ങളിൽ ഏറ്റവും മനോഹരമായ thriller final എന്നു തന്നെ വേണം ആ ഒരു final നെ വിശേഷിപ്പിക്കാൻ അങ്ങനെ final ൽ penalty ആവുകയും penalty ൽ അർജന്റീന cup ഉയർത്തുകയും world cup മെസ്സി തന്നെ ഉയർത്തുകയുണ്ടായി അങ്ങനെ മെസ്സിക്കും colour TV യിൽ ഒരു cup എന്നുള്ള ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുക ഉണ്ടായി hello ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും ചേർന്ന് ഒരു ഡൽഹിയിലേക്കൊരു യാത്ര പോയിരുന്നു. അപ്പൊ നടന്നൊരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ കരുതുന്നത്

ഏർ കാണാനിടയായി ആ സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് താജ് മഹാൽ എല്ലാവർക്കും അറിയുന്ന സ്ഥല സ്ഥലമാണ് എന്തായാലും ഇന്ത്യയിൽ ജനിച്ച്

നിർമിച്ച ഈ താജ് മഹൽ എന്ന് പറയുന്ന സംഗത അപ്പൊ ഞങ്ങൾ നാല് ദിവസത്തെ ഡൽഹിയിലെ കറക്കമെല്ലാം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് ഞങ്ങൾ ആഗ്രയിലേക്ക് ഡൽഹിയിൽ നിന്നുമെത്തിയത്. അങ്ങനെയൊരു ഒന്നൊ ഉച്ചക്ക് ഒന്നര മണിയോടെ കൂടി ഞങ്ങൾ ആഗ്ര കേൻറ്റ് railway station ലേക്ക് എത്തി. അവിടെനിന്നും അഞ്ച് kilometer റോളം ദൂരമുണ്ട് താജ് മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അങ്ങനെ auto യിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവിടെ എത്തിയതിന് ശേഷം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 അങ്ങനെ നമ്മൾ ticket എടുത്തു. അകത്തേക്ക് പ്രവേഷിക്ക് പ്രവേശിക്കാൻ നേരം നല്ല checking ഉകളൊക്കെ ഉണ്ട്. നമ്മളെ body check ചെയ്യും ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ gun

അങ്ങനെ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയം ഉം ഒരു നാല് കോട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ കോട്ടകൾ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 gate പോലൊരു കവാടം കവാടം കടന്ന് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിന്റെ main കവാടത്തിലേക്ക് എത്തി അവിടെ നിന്നും ങ്ങനെ നടന്ന് നടന്ന് പോവുമ്പോഴും നമ്മളൊന്നും താജ് മഹൽ എവിടേന്ന് നമുക്ക് പിടുത്തം കിട്ടീല്ല. അങ്ങനെ നമ്മൾ ആ gate കടക്കും അതായത് ആ gate കഴിയുന്നതുടനെ നമ്മടെ മുമ്പിൽ താജ് മഹൽ എന്ന അത്ഭുതം പ്രത്യക്ഷപ്പെടും അതൊരു കാഴ്ച തന്നെയാണ് ഏർ നമ്മടെ നമ്മൾ താജ് മഹൽ കാണാൻ പോകുന്ന എല്ലാവർക്കും അനുഭവിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഇത്. എല്ലാവരും must try ചെയ്യണം. താജ് മഹൽ കാണാൻ പോകുമ്പോൾ ഈ അനുഭവം നിങ്ങക് ഇല്ലേയെന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ നമ്മൾ ക കവാടം കഴിഞ്ഞ് താജ് മഹൽ കണ്ടു ഭയങ്കര സന്തോഷായി. കാരണം അത്ഭുതമല്ലേ നമ്മളെ മുമ്പിൽ അങ്ങനെ അത്ഭുതം കണ്ട് അവിടെ നിന്നും front ലോട്ട് നടന്നു. കുറച്ച് distance ഉണ്ട് നമ്മടെ ഈ കവാടവും താജ് മഹലും ഉള്ള gap ൽ. അവിടെയാണ് ആളുകളെല്ലാം നിന്ന് photos ഉം videos ഉം ഒക്കെ എടുക്കുന്ന സ്ഥലം അങ്ങനെ ഞങ്ങളും കൊറേ photos ഉം videos ഒക്കെ എടുത്തു നല്ല clear ഉള്ള photos കിട്ടി കുറച്ച് videos ഒക്കെ എടുത്തു. അങ്ങനെ അടുത്ത കോട്ടയുടെ അടുത്തേക്ക് പോയി. അവിടെ അവിടെയും ഇത് പോലെത്തന്നെ വലിയ കവാടമാണ് ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത്ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ താജ് മഹലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേറെ ticket എടുക്കണം. അതായത് നമ്മൾ അൻപത് രൂപ നിരക്കിൽ കിട്ടുന്ന ticket അല്ല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 ഞങ്ങളന്ന് ഇരുന്നൂറ്റന്പത് രൂപയുടെ ticket എടുത്തിരുന്നില്ല. അങ്ങനെ ആ ഭാഗത്തേക്ക് നമ്മക്കും പോകാൻ കഴിയും. അത്പോലെ നമ്മൾ ഞങ്ങൾ മൂന്ന് പേരും അവിടേക്ക് പോയി ഒന്ന് സന്ദർശിച്ചു ആ കോട്ടയുടെ വാതിലൊക്കെ കണ്ട് അങ്ങനെ അടുത്ത നി അടുത്ത കോട്ടയിലേക്ക് പോകണെങ്കിൽ പുറക് വശത്തൂടി വേണം പോവാൻ. പുറകെ വശമെന്ന് പറയാൻ പാടില്ല കാരണം താജ് മഹലിന്റെ നാല് ഭാഗവും ഒരേ പോലെയാണ്. ഒരു വ്യത്യാസം ഒരു കല്ലിന്റെ വ്യത്യാസം പോലും അതിലില്ല അങ്ങനെ പിൻവശത്തേക്ക് ചെന്നപ്പോളാണ് വേറൊരു കാഴ്ച അവിടെ നദിയുടെ നദിയാണ് അതിന്റെ back ൽ നദിയാണ്. നദിയുടെ പേരെനിക്ക് കൃത്യായിട്ട് ഓർമയില്ല വലിയ നദിയാണ്. അതൊക്കെയൊരു wonderful കാഴ്ച തന്നെയാണ് നല്ല രസമുള്ള കാഴ്ചയാണ് അത് അവിടെ നിന്നും ഞങ്ങൾ കുറേ photos ഉം videos ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്നും പോരുന്ന വഴിക്ക് വേറൊരു സംഗതി എനിക്കുണ്ടായി എൻ്റെ നാട്ടിലെ അതായത് കൊറച്ചപ്പർത്തുള്ളെ നാട്ടിലെ ഒരു കൂട്ടുകാരനെ എനിക്ക് കാണാനിടയായി എൻ്റെ കൂട്ടുകാരനാണ് മറ്റവർക്ക് രണ്ട് പേർക്കും അവനെ അറിയില്ല എൻ്റെ കൂട്ടുകാരനായിരുന്നു അങ്ങനെ അവനെ കണ്ടു സന്തോഷം. കാരണം അങ്ങനൊരു സ്ഥലത്ത് പോയിട്ട് നമ്മടെ നാട്ടുകാരനെ അവിടെ വെച്ചും കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അവൻ college കുട്ടികളുടെ package കൊണ്ടുപോകുന്ന ആളായിരുന്നു. അങ്ങനെ അവനെയും കണ്ടു അങ്ങനെ അടുത്ത കോട്ടയുടെ അടുത്തെത്തി. അവിടെത്തിയപ്പോൾ വലിയ തേനീച്ചക്കൂടുകൾ ഒന്നല്ല രണ്ടല്ല തോനെയുണ്ട്. തോനെ തേനീച്ചക്കൂടുകൾ ഉണ്ട്. അങ്ങനെ നമ്മക്ക് അവിടേക്ക് കയറാൻ പേടിയാകും. പേടിയായി നിൽക്കുമ്പോ ഒരാൾ പറഞ്ഞു പേടിക്കേണ്ടതില്ല അതൊന്നും ചെയ്യില്ല നിങ്ങളെ ശല്യം ചെയ്യില്ല കേറിക്കോളു. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ തേനീച്ചക്കൂടുകളുടെ photo എടുത്തു. കോട്ടയുടെ photo എടുത്തു ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരുടെയും photos എടുത്തു.

കാരണം നമ്മൾ മലയാളം സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടെ നിന്നാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു പാലക്കാട് നിന്നാണ് നിങ്ങളെവിടെന്നാണ് അപ്പൊ ഓര് പറഞ്ഞു തിരൂർ ഭാഗത്തിന്നാണ്. തിരൂരിൽലോറിണ്ട്. മലപ്പൊറത്തില്ലവരുണ്ട് ഒക്കെയുണ്ട്. അവര് അജ്‌മീർ അജ്‌മീർ ഹാജയുടെ അവിടേക്ക് സിയാറത്തിന്ന് വന്നതാണ്. അപ്പൊ തിരിച്ച് പോന്ന വഴി അത്ഭുതം കണ്ടിട്ട് പോവാ എന്ന് പറഞ്ഞ് വന്നവരാണ്. അങ്ങനെ അവര് അവരോടു കൂടി കുറച്ച് നേരം സംസാരിച്ചു അവർ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തന്നു ഞങ്ങളെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ കുറച്ച് നേരം സംസാരിച്ചു കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു അത്പോലെ ഞങ്ങൾ അവരോടും ചോദിച്ചറിഞ്ഞു അവർ ഒരു package ന്റെ കീഴിലായിരുന്നു കൊറച്ച് അധികം സ്ത്രീകളുണ്ട്. നാല്പത് നാല്പത്തഞ്ചോളം സ്ത്രീകളുണ്ടവര് അങ്ങനെ അവിടെ നിന്നും അവരോട് സംസാരിച്ച് അങ്ങനെ ഇറങ്ങാൻ നേരം നമ്മക്കൊരു ഒരു പൂതി നമ്മൾ പറയുല്ലോ പൂതിയുണ്ട് നമ്മക്ക് ആഗ്രഹിണ്ട്ന്ന് പറയുല്ലോ അങ്ങനെ ഒരാഗ്രഹം SLRcamera യിൽ photo എടുത്താലോന്ന്. നമ്മളെ phone ൽ കിട്ടിന്നേനെക്കാളും ഉഷാറായിട്ട് SLR ൽ കിട്ടുവല്ലോ. അങ്ങനെ

ഞങ്ങളാ photos ഒക്കെ ഞങ്ങളെ phone ലേക്ക് send ചെയ്തു. അപ്പൊ നിയാസ് പറഞ്ഞു നമ്മക്കൊരു photo കൂടി എടുത്താലോ നമ്മൾ മൂന്ന് പേരും നിൽക്കുന്നത് frame ചെയ്ത് എടുത്താലോ അപ്പൊ ആ ആയിക്കോട്ടെ ഞാനും ഷമ്മാസും ആ ആയിക്കോട്ടെ നമ്മക്ക് ആവാം അങ്ങനെ ഞങ്ങള് ഒരു photo കൂടെ എടുത്ത് ഞങ്ങൾ frame ചെയ്ത വെക്കാൻ വേണ്ടി album പോലെ ആക്കീട്ടുണ്ടത് photo. അങ്ങനെ അതും ഉഷാറായി കിട്ടി കുഴപ്പമില്ല

ഈ താജ് മഹൽ എന്ന് പറയുന്ന അത്ഭുതം പ്രകാശിക്കാണ്. കാരണം നമ്മക്ക് അത്ഭുതം കണ്ട പൊലിവുണ്ട്. പക്ഷെ ഇത് അടുത്ത അത്ഭുതം കാണുവാണ്. കാരണം ഈ സൂ സൂര്യൻ പോയി ഉം പോയി അവിടെ നിന്നും പോയി ഒരു കോട്ടയുടെ നിഴല് ഇതുമ്മക്ക് അടിക്കുന്നുണ്ട്. താജ് മഹലുമ്മക്ക് പക്ഷെ ആ നിഴലൊന്നും ഏൽക്കുന്നില്ല അപ്പളും പ്രകാശിക്കാണ് താജ് മഹൽ അങ്ങനെ അതും കൂടെ ഞങ്ങള് കണ്ടു ഒരു video ഒക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്നും പോവുവാണ് തിരിച്ച് പോന്നു അന്ന് രാത്രി ആഹ് ഞങ്ങൾ ഏർ train ticket കുറച്ച് നോക്കി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

hello നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരിസ്ഥിതിയെ കുറിച്ചും അതുപോലെതന്നെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ദാരിദ്രവും, പകർച്ചവ്യാധികളും. ഇവയെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്യം government കൾക്കാണ്. ആ അർത്ഥത്തിൽ അവ ലോകരാഷ്ട്രത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന അനേകം പരിസ്ഥിതി പ്രശ്നങ്ങളെ ആഗോള സമൂഹം നേരിടുന്നുണ്ട്. ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടത്തേണ്ടതും ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയാണ്. സമകാലിക ലോകത്തിലെ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ചെയ്ത്കൊണ്ട് അത് എങ്ങനെ ലോക രാഷ്ട്രത്തിന്റെ പരിധിയിൽ വന്നു എന്ന് നാം ഓരോരുത്തരും മനസിലാക്കേണ്ടതുണ്ട്. ജല മലിനീകരണം, വന നശീകരണം ആഗോളതാപനം എന്നിവയാണ് സമകാലിക ലോകം നേരിടുന്ന പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൃഷി ഭൂമിയുടെ ശോഷണത്തെ കുറിച്ച് പറയാം. ലോകം ഒട്ടാകെ കൃഷി ഭൂമിയുടെ വ്യാപനം ഏറെക്കുറെ നിലച്ചുകഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള കൃഷി ഭൂമിയുടെ ഗണ്യമായൊരു ഭാഗത്തിന് ഫലഭൂവിഷ്ടിത നഷ്ടപെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. വയലുകൾ നികത്തി ഗ്രഹനിർമ്മാണത്തിനും, വാണിജ്യആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. കൃഷിഭൂമിയുടെ ശോഷണം ലോകത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് അപകടമര അപകട~കരമായ വെല്ലുവിളി ഉയർത്തുയിരിക്കയാണ്. ആഹ് മറ്റൊരു പ്രധാനപെഷ് പ്രധാനപെട്ട പ്രശ്നമാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ഇക്കാലത്ത് പല രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജല മലിനീകരണം. ഒരു മനുഷ്യന് ജലം ഇല്ലെങ്കിൽ ജീവിച്ചുകൂടുക എന്നത് ആഹ് അസാധ്യമാണ്. മലിനീകരണം നാനാവിധത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു പരിസ്ഥിതി പ്രശ്നം തന്നെ ആണ്. മലിനീകരിക്കപ്പെട്ട വായുവും, വെള്ളവും, ഭൂമിയും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉയർത്തുന്ന ഭീഷണി ചില്ലറയല്ല.

രണ്ടേ point ആറ് billion ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണവും ലഭിക്കുന്നില്ല. ഓരോ വർഷവും മൂന്ന് ദശലക്ഷത്തിലേറെ കുട്ടികളുടെ മരണത്തിന് ഇത് കാരണമാകുന്നു. മലിനീകരണവും ജലസ്രോതസുകളുടെ ക്ഷയവും ഭക്ഷ്യോല്പാദനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി നശീകരണമാണ് വനങ്ങളുടെ നശീകരണം. കാലാവസ്ഥയെ സന്തുലിതമാക്കുകയും ജല വിതരണത്തെ മിതപ്പെടുത്തുകയും ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വനങ്ങൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കപ്പെടുകയും വനവാസികൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു.

എത്തിക്കുകയും ചെയ്യുന്നു. ultra violet കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ozone പാളിയാണ്, അതിനേൽക്കുന്ന ചെറിയ ക്ഷതം പോലും മനുഷ്യശരീരത്തിന്റെ പ്രതിരോധ ശേഷി തളർത്തുകയും cancer പോലുള്ള രോഗങ്ങൾ പടർത്തുകയും ചെയ്യുന്നു. ഒപ്പം പരിസ്ഥിതി വ്യവസ്ഥേയും അത് ത~തകരാറിൽ ആക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു മലിനീകരണമാണ് തീരദേശ മലിനീകരണം എന്ന് പറയുന്നത്. തീരദേശ മലിനീകരണവും ആഗോളഭ ആഗോളമായി വ്യ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തുറസ്സായ സമുദ്രം ശുദ്ധമാണെങ്കിലും, തീരദേശത്തെ ജലം കരയി~കരയിലെ പ്രവൃത്തികൾ മൂലം മലിനമായികൊണ്ടിരിക്കുകയാണ്. തീരദേശത്തെ മനുഷ്യ ആദിവാസ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമുദ്ര പരിസ്ഥിതി വീണ്ടും ദുഷിച്ചുപോവുക തന്നെ ചെയ്യും. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം അന്തരീ~അന്തരീക്ഷ താപനില ഉയരുകയും. ഹരിതഗ്രഹ വാതകങ്ങൾ പ്രത്യേകിച്ച് carbon dioxide ആഗോള താപനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതുമൂലം സമുദ്രജലം ഉയർന്ന് ഏറെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ ആകുവാൻ സാധ്യതയുണ്ട്. അമിതമായ ഉൽപാദനം പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണത്തിന് ഇടയാക്കും. പരിസ്ഥിതി നാശത്തെ വി~വിസ്~വിസ്മരിച്ചുകൊണ്ടുള്ള പ്രകൃതി ചൂഷണത്തിന്റെ തിക്തഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യസമ്പത്തുമെല്ലാം